അങ്ങനെ ഞാൻ അവര് വന്ന ഉടനെ ഈ വെള്ളം കൊടുക്കാൻ വേണ്ടി വെള്ളക്കെ ready യാക്കി ഞാന് fridge ൽ വച്ചു അങ്ങനെ അവര് വന്നേക്ക് ഈ വെള്ളം ഞാൻ കൊടുക്കാൻ നല്ല വൃത്തിയുള്ള glass ിലാക്കി ജ്യൂസ് glass തന്നെയായിരുന്നു. juice glass ിൽ ആക്കി വെച്ച് അവര് വന്നേപ്പോൾ അതു കൊടുത്തു. ഇങ്ങനെയാണ് എൻറെ ഈ സൽക്കാരം ഞാനുണ്ടാക്കിയത്. ഈ സൽക്കാരം

അഥവാ സച്ചിൻ ടെണ്ടുൽക്കർ എന്നാണ് പേര് അദ്ദേഹത്തിന്റെ ജനനം ഏർ ഏപ്രിൽ ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുംബൈ മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിൽ നിന്നുള്ള മുൻ ക്രിക്കറ്റ് താരവും ലോകം കണ്ട ഏറ്റവും മികച്ച ക്രിക്കറ്റ് കളിക്കാരിൽ ഒരാളും ഇന്ത്യയിൽ ഒരു parliament member ഉമാണദ്ദേഹം രണ്ടു പതിറ്റാണ്ട് കാലം സച്ചിൻ indian ക്രിക്കറ്റ് നടും തൂണായിരുന്നു സച്ചിന്റെ batting ഇന്ത്യക്ക് നിരവധി വിജയങ്ങൾ സമ്മാനിച്ചു ക്രിക്കറ്റ് മതമായ ഇന്ത്യയിൽ സച്ചിൻ ദൈവമായി സ്വഭാവ ശുദ്ധിയി കളഞ്ഞ് കുളിക്കാത്ത സച്ചിൻ മാന്യന്മാരുടെ കളിക്ക് കൂടുതൽ മാന്യത നൽകി രണ്ടായിരത്തി രണ്ടിൽ ക്രിക്കറ്റ് ലോകത്തെ അധികാരിക മാസികയായ വിറ്റ്‌സൺ മാസിക അതായത് ഡോൺ ഫൻമാനു ശേഷം ഫോർഡ്മാനു ശേഷം ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും മികച്ച താ ഏർ രണ്ടാമത്തെ ക്രിക്കറ്റ് പ്രതിഭയായും മികച്ച രണ്ടാമത്തെ ഏകദിന ക്രിക്കറ്റ് കളിക്കാരനായും ടെണ്ടുൽക്കർ തിരഞ്ഞെടുത്തു വിവിയൻ റിച്ചാർഡ് ആയിരുന്നു പ്രഥമ സ്ഥാനത്ത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നൂറ് ശതകങ്ങൾ മികച്ച ആദ്യത്തെ കളിക്കാരനായി സച്ചിൻ രണ്ടായിരത്തി പൻ ഏർ പന്ത്രണ്ട് മാർച്ച് പതിനാറിന് ധാക്കയിലെ മിർപ്പൂരിൽ ബംഗ്ലാദേശിനെതിരെ നടന്ന asian cup group ൽ ഏകദിന മത്സരത്തിലാണ് സച്ചിൻ തന്റെ നൂറാം ശതകം തി തികച്ചത് ഏർ test ക്രിക്കറ്റിലും ഏകദിന ക്രിക്കറ്റിലും ഏർ മായി നിരവധി record കൾ സച്ചിന്റെ പേരിലുണ്ട് ഏകദിന ക്രിക്കറ്റിലും test ക്രിക്കറ്റിലും നിലവിൽ ഏറ്റവും കൂടുതൽ runs നേടിയുള്ള കളിക്കാരനാണ് ഇദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ സച്ചിൻ ലോകം ഏർ ലോക cup ൽ രണ്ടായിരം runs എടുക്കുന്ന ആദ്യത്തെ ഏർ ആദ്യ batsman ആയി നാന്നൂറ്റി അറുപത്തി മൂന്ന് ഏകദിന മത്സരങ്ങളിലായി പതിനെട്ടായിരത്തി നാന്നൂറ്റി ഇരുപത്താറ് runs ഇദ്ദേഹം നേടിയിട്ടുണ്ട് പതിനേഴായിരം runs തികച്ച അഹ് ഏക ക്രിക്കറ്റ് കളിക്കാരാണ് ഏർ കളിക്കാരനാണ് സച്ചിൻ test ക്രിക്കറ്റിൽ പതിനൊന്നായിരം runs പിന്നിടുന്ന മൂന്നാമത്തെ കളിക്കാരനും ആദ്യത്തെ ഇന്ത്യക്കാരനുമാണ് സച്ചിൻ test ലും ഏകദിനത്തിലും ഏറ്റവും കൂടുതൽ centuary എന്ന record ഉം സച്ചിന്റെ പേരിലാണ് ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന ആറാമത്തെ വ്യക്തിഗത score ന്റെ ഉടമയായ അതായത് ഇരുപത്തി നാലാംതി ഫെബ്രുവരി രണ്ടായിരത്തി പത്തിനു ദക്ഷിണാഫ്രിക്കയിത്തെ ഒരു ഗോളിയോറിൽ വെച്ച് പുറത്താവാതെ ഇരുനൂറ് runs സച്ചിൻ ഏർ എടുത്തിട്ടുണ്ട് ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട ശതകം നേടിയ ആദ്യത്തെ കളിക്കാരനുമാണ് സച്ചിൻ രണ്ടായിരത്തി ഒമ്പത് നവംബർ അഞ്ചിന് ഹൈദരാബാദിൽ വെച്ച് നടന്ന indian ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ മത്സരത്തിൽ പതിനേഴായിരം runs തികക്കുന്ന ലോകത്തിലെ ആദ്യത്തെ താരം എന്ന ബഹു മതിയും സച്ചിൻ നേടി test ക്രിക്കറ്റിലെ സച്ചിന്റെ ഉയർന്ന score ബംഗ്ലാദേശിനെതിരെ രണ്ടായിരത്തി നാലിൽ നേടിയ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് runs ആണ് master blaster എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന സച്ചിൻ പതിനാലാ ഏർ പതിനാലാമത്തെ വയസിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈ ക്രിക്കറ്റ് team നു വേണ്ടി കളിക്കുകയും ആദ്യ മത്സരത്തിൽ തന്നെ centuary തികക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിൽ തന്റെ പതിനാറാം വയസ്സിൽ പാകിസ്ഥാൻ ക്രിക്കറ്റിന് ഏർ ക്രിക്കറ്റ് team നെതിരെ കറാച്ചിയിൽ അന്താരാഷ്‌ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം നടത്തി

ഏർ civilian ബഹുമതിയായ പടമ ഭൂ ഏർ വിഭൂഷൺ നേടിയ ആദ്യത്തെ കായിക താരം എന്ന ബഹുമതിയും ഏർ വിശ്വനാഥൻ ആനന്ദിനൊപ്പം രണ്ടായിരത്തി എട്ടിൽ സച്ചിൻ നേടുകയാ നേടുകയുണ്ടായി ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ള ക്രിക്കറ്റ് കളിക്കാർ ഏർ ഒരാളും പരസ്യ വഴി ഏറ്റവും അധികം വരുമാനം ഉണ്ടാക്കുന്ന ക്രിക്കറ്റ് കളിക്കാരിൽ ഒരാളുമാണ് സച്ചിൻ

നിലവിൽ indian parliament ൽ രാജ്യസഭ അംഗവുമാണ് സച്ചിൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ സജീവ കായിക താരമാണ് അദ്ദേഹം ഏർ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിന് സച്ചിൻ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും അധികം runs centuary യും അർദ്ധ centuary കൾ കളിച്ച മത്സരങ്ങൾ എന്നീ record കളെല്ലാം വിരമിക്കുമ്പോൾ സച്ചിന്റെ പേരിലാണ് ഏർ രണ്ടായിരത്തി പൻ ഏർ പന്ത്രണ്ട് ഏർ മാർച്ച് പതിനെട്ടിന് മിർപ്പൂരിൽ പാകിസ്താനെതിരെയാണ് സച്ചിൻ അവസാന ഏകദിന മത്സരം ഏർ കളിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി ഏഴാം തിയതി IPL ആറാം season കിരീടം മുംബൈ indians സ്വന്തമാക്കിയ ശേഷം IPL ൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ഏർ നവംബർ പതിനാല് നവംബർ പതിനാല് മുതൽ പതിനാറ് വരെ മുംബൈയിലെ വാങ്കഡെ stadium ത്തിൽ west ind ഏർ west indies ഉമായി നടന്ന ഏർ test മത്സരത്തോട് സച്ചിൻ രാജ്യൻ ഏർ രാജ്യാന്തര test ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു അതെ ദിവസം തന്നെ രാജ്യ ഏർ ഭാ ഭാരത രത്‌നം പുരസ്കാരം നൽകി സച്ചിനെ ആദരിച്ചു മ ഏർ ഭാരത രത്‌നം ലാ ഏർ ലഭിക്കുന്ന ആദ്യ കായിക താരം ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയുമാണ് സച്ചിൻ പതി ഏർ പതിനഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ സച്ചിൻ ആഭ്യന്തര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചു ബോംബെ team നു വേണ്ടിയാണ് കളിച്ചത് തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ സച്ചിൻ നൂറ് runs നെ ഏർ നേടി പുറത്താകാതെ നിന്നു ഗുജറാത്തിനെതിരെ ആയിരുന്നു അത് അതോടെ അദ്ദേഹം first class അരങ്ങേറ്റ മത്സരത്തിൽ centuary നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി അതായത് പതിനഞ്ച്‌

ഒരേയൊരു കളിക്കാരനാണ് സച്ചിൻ പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ യോർക്ക് എൻഷെയറിനു വേണ്ടി കളിക്കുന്ന ആദ്യ വിദേശ കളിക്കാരനായി സച്ചിൻ യോർക്ക് ഷെയറിനായി അദ്ദേഹം

രണ്ടായിരത്തി എട്ട് ഏപ്രിലിൽ നടക്കുന്ന indian premier league ഏർ റിലയൻസ് ഉം ഏർ industry ന്റെ ഉടമസ്ഥതയിലുള്ള മുംബൈ indians team നു വേണ്ടിയാണ് സച്ചിൻ കളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിൽ കറാച്ചിയിൽ പാകിസ്താനെതിരെ സച്ചിന്റെ ആദ്യത്തെ test മത്സരം കൃഷ്ണമു ഏർ കൃഷ്ണ മഞ്ചാരി ശ്രീകാന്ത് ആയിരുന്നു indian team ന്റെ captain കഞ്ഞി മ കഞ്ഞി മത്സരത്തിൽ പതിനഞ്ചു runs എടുക്കാനെ കഴിഞ്ഞുള്ളു സച്ചിന് സച്ചിനെ പോലെ മറ്റൊരു അരങ്ങേറ്റക്കാരനായി വ ഏർ വാകയാർ യു ഏർ യൂനുസ് അദ്ദേഹത്തെ ബഹു ഏർ bowled ആക്കി കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ഫൈസലാബാദിൽ നടന്ന test സെക്കൻ തന്റെ കഞ്ഞി half centuary കുറിച്ചു ഡിസംബർ പതിനെട്ടിനു നടന്ന അദ്ദേഹത്തിന്റെ ഏക ഏർ ഏകദിന മത്സരത്തിൽ അരങ്ങേറ്റം ഏർ നിരാശാജനകമായിരുന്നു ഒരു run പോലുമെടുക്കാൻ അദ്ദേഹത്തിനായില്ല യൂനുസ് തന്നെ ആയിരുന്നു ഇവിടെയും സച്ചിന്റെ wicket എടുത്ത്ത് അതിനു ശേഷം നടന്ന ന്യൂസിലാൻഡ് പര്യടനത്തിന് രണ്ടാം test ൽ സച്ചിൻ എമ്പത്തെട്ടു runs നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ old ട്രാൻസ്ഫോർഡിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന മത്സരത്തിൽ സച്ചിൻ രണ്ട് test centuary നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഓസ്‌ട്രേലിയൻ പര്യടനത്തോടെ അദ്ദേഹം ഒരു ലോകോത്തര batsman എന്ന നിലയെ ഉറപ്പിച്ചു ഏർ സിബ്ലിയിൽ നടന്ന test ൽ അദ്ദേഹം നൂറ്റി മുപ്പത്തർ ഏർ നാപ്പത്തെട്ട്‍ runs നേടി അന്നരങ്ങേറ്റം കുറിച്ച ഷൈൻ വോളിനെതിരെയുള്ള സച്ചിന്റെ ആദ്യ മത്സരവുമാണത് വേഗതയേറിയ pitch ആയ ഏർ പുറത്തിൽ നടന്ന test സച്ചിൻ centuary നേടിയിരുന്നു

ഏർ നാല് തവണ ആയിരുന്നു man of the match series നേടിയിട്ടുള്ളത് ഏർ ഇതോടെ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്ക്കാരം hello നമസ്‌കാരം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് college പഠിച്ച കാലത്തു tour പോയ കഥയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് college നിന്ന് tour എല്ലാവർക്കും ഒരു ആവേശമായിരുന്നു college നിന്ന് ഒരു tour പോവുക എന്നുള്ളത് ഉം അത് അത് life ൽ ഏറ്റവും ഒരു experience ആണ് experience ആ moment നമ്മൾ tour പോകുന്നത് എല്ലാവരും ഒത്തു ചേരുക എല്ലാവരും എല്ലാം മറന്നു കൊണ്ട് ചിരിച്ച് കളിച്ച് എല്ലാവരും നടക്കുക എന്നൊരു ഇത് അത് ഈ life ഇനി കിട്ടാൻ സാധ്യതയില്ല അമ്മാതിരി ഒരു അവസരം അത് കിട്ടാത്തവരാണേൽ അത് നഷ്ടപ്പെട്ടു പോയവർക് ഇനി അങ്ങനെതൊരു ഇത് ഇണ്ടാവില്ല life നമ്മള് enjoy ചെയ്യേണ്ട ഒരു moment ആയിരുന്നു college നിന്നൊക്കെ എല്ലാവരും പടു കൂടി tour പോക്ക് teachers ഉം students എല്ലാരും പാടെ ചിരിച്ചു കളിച്ച് bus ഇൽ dance കളിച്ചൊക്കെ ഞങൾ tour പോയി tour പോയി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചത് college എന്നു പറഞ്ഞ college ഇലാണ് അപ്പോ അവിടെന്ന് tour പോയി അങ്ങനെ tour പോയി കഴിഞ്ഞു tourfirst day tour ആയിരുന്നു രാത്രി ഒരു പത്തു മണി പത്തു മണിക്ക് college ഇലെത്താൻ പറഞ്ഞു ഒരു പതിനൊന്നു മണിക്ക് പത്തര ആയപ്പോഴേക്കും bus വന്നു bus പോകുന്നു പറഞ്ഞു എല്ലാവരും ആ time ലെത്തി bus പുറപ്പെട്ടു അങ്ങനെ bus ഇൽ പുറപ്പെട്ടു അങ്ങനെ എല്ലാവരും പാട്ടും പാടി dance ഉം കളിച്ചു ഒരു ഒരു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 എല്ലാവരും കഥകള് പറയുന്നു എല്ലാവരും ചിരിക്കുന്നു എല്ലാവരും dance കളിക്കുന്നു ചിലവർ കിടന്നുറങ്ങുന്നു teacher മാർ അതിമനോഹരമായി dance കളിയിലും പാട്ടുകളിലുടെ ആസ്വദിക്കുന്നു ചിലർ whatssap ഇൽ കളിക്കുന്നു ചിലരാണെങ്കിൽ എല്ലാവരുടെ cinema കൾ കാണുന്നു അങ്ങനെ ചില അങ്ങനെ ഒരു life ഇൽ ഒന്നും മറക്കാൻ പറ്റില്ല അങ്ങനത്തൊരു moment അങ്ങനെ tour പോയി tour പോയിക്കഴിഞ്ഞാൽ ഏകദേശം രണ്ടു മൂന്ന് ദിവസം tour പോകും കൊറേ ആൾകാർ അയച്ചിനല്ലോ class ലെ കൊറേ വിദ്യാർഥികൾ ഒന്നാമത് maariage കഴിന് കഴിഞ്ഞാൽ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 ഒന്ന് വിടുമോ എന്നൊക്കെ അപേക്ഷിച്ചു ചിലർ പറഞ്ഞു വിടാം ചിലർ വിടൂല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇല്ലൊരെക്കെ വെച്ചു പോയി tour പോയി അങ്ങനെ ഒരു experience ആണ് രണ്ടു team ഇണ്ടാകുമെനോക്കെ പറഞ്ഞു tour പോകുമ്പോ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 മൂന്നാറെത്തി അങ്ങനെ room ഉണ്ടായിരുന്നു room ഇൽ കേറി room കേറി ഒരു കൂട്ടുകാരൻമാരിൽ ഒരു കൂട്ടുകാരൻ ഒരുത്തനിണ്ടു എൻ്റെ പോന്നൂ എല്ലാവരുടെയും മൊഖത്തിട്ട് കടിക്കും അവൻ്റെ പണി എന്നിട്ട് മുഖത്തു പാടു ഉണ്ടാകുക എല്ലാവർക്കും stitch ഇട്ടുകൊടുക അങ്ങനെ room ഇൻ്റെ ഉള്ളിൽ വന്നു വാതില് ചവുട്ടി പൊളിച്ചു വന്നു ദേഹത്തു കടിക്കും എന്നിട് എല്ലാവർക്കും ഓരൊരു പാട് stitch ഉണ്ടാക്കിക്കൊടുക്കും അവൻ അങ്ങനെ ആയിരുന്നു ചിലർക്കു മേൽ ചിലർക്ക് കയ്യ് കാലും പുടിച്ചു കേട്ടിട്ടെങ്കിലും കടിക്കും അങ്ങനെ ആയിരുന്നു അവസ്ഥ അതൊന്നും മറക്കൂല അതൊന്നും life ഇനി മറക്കാൻ പറ്റൂല college life ഇനി ഒരിക്കലും മറക്കാൻ പറ്റൂല അങ്ങനെ ആയിരുന്നു അവസ്ഥ നമ്മളെ ഏറ്റവും ജീവിതത്തിൽ കിടക്കുന ഒരു ഭാഗ്യാണ് അതൊരു സംഭവം എന്ന് പറയുന്നത് ഒരു tourcollege നിന്നൊരു tour ഒക്കെ അങ്ങനെ tour പോയി tour എന്തിനാ അടിച്ചു പൊളിക്കാനൊക്കെ അടിച്ചു പൊളിക്ക നേരത്തുക അതാണ് tour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

ഞാൻ ആണേൽ രണ്ടു മൂന്ന് നാല് coat ഒക്കെ എടുത്തിടൊക്കെ പോയിരുന്നത് തണുപ്പലെ ആവിശ്യം വരുമെന്ന് കരുതീട്ട് എൻ്റെ പൊന്നൂ എന്ത് പറയാ രാവിലെ ചെന്നപ്പോ തണുപ്പുണ്ടായിരുന്നു ഒരു പത്തു മാണി കഴിഞ്ഞേന് ശേഷം എൻ്റെ പൊന്നൂ എന്തുമാതിരി ചൂട് പറയെന്നെ വേണ്ട ഞാനൊക്കെ coat ഒക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു അമ്മാതിരി ചൂട് ആണ് അവിടെ

കൊറേ ആൾകാർ പറഞ്ഞു ഒന്നാമത് januvaryfebruarymarchtour vacation time ഒക്കെ ആയിരുന്നു അങ്ങനെ കൊറേ college ഒക്കെ പരിചയപ്പെടാൻ പറ്റി പിന്നെ sir മാരൊക്കെ പിന്നെ photoshootmain photoghrapher ഞാൻ ആയിരുന്നു ഞാൻ photo എടുക്കണം നമ്മ തന്നെ photo എടുക്കാൻ പറ്റൂല ഞാൻ എന്തിന് photo ന്നെ ഇല്ല എന്താ ഒന്നാമത് cameraman ഞാനായിനു ഞാൻ തന്നെ photo എടുക്കണം ബാകില്ലർക്ക് photo എടുക്കനാറീല ഒറേ photo ഞാൻ എടുക്കണം അങ്ങനെ ആണെങ്കിൽ നമ്മ photo യ്ക്ക് എന്ന് എപ്പെങ്കിലും എടുക്കാണെങ്കിൽ തന്നെ അത് ഇ life ക്ക് ഉണ്ടാവൂല അന്ഗനൊക്കെ ആയിരുന്നു അവസ്ഥ അങ്ങനെ ഒക്കെ ഒരു കാലം അങ്ങനെ tour പോയി പിന്നെ രാത്രി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 ഒറപ്പരം പോയപ്പോ പിന്നെ ഒന്നുല്ല പച്ചരി ചോറ് അങ്ങനെ അങ്ങനെ കൊറേ ഇത് food ഇൻ്റെ കൊറേ പ്രശ്നങ്ങളൊക്കെ ഇണ്ടായിരുന്നു പിന്നെ udjust യയ്യാതെ വേറെ ഇല്ലാലോ അങ്ങനെ അങ്ങനെ രാവിലത്തെ food ആണ് രാവിലെ food ഒന്നും കൊയ്‌പുണ്ടായിരുന്നില്ല രാവിലത്തെ food അടിപൊളിയിരുന്നു പിന്നെ ഉച്ചക്ക് chicken biriyanichicken biriyani തീരെ പറ്റീല ഒരു ഏർ അഞ്ചിൻ്റെ പൈസക്കില ബിരിയാണി പിന്നെ വൈകിട്ട് hotel നിന്ന് കഴിച്ചു അത് കൊഴുപ്പല്ല അത് വലിയ scene ഇല്ലാത്ത food ആയിരുന്നു പിന്നെ അത് chicken roast ഉം നെയ്‌ച്ചോറും എന്തൊക്കെ ആയിരുന്നു അതൊന്നും കൊഴുപ്പല്ല അത് നമ്മക്ക് ഇഷ്ടപ്പെട്ടു ആന്ന് തന്നെ രാത്രി അന്ന് രാത്രി പേരും തണുപ്പ് രാത്രിയാണ് അവിടെ main ആയിട്ട് തണുപ്പ് വരുന്നത് അല്ലാതെ പകലൊന്നുമല്ല തണുപ്പ് രാത്രിയാണ് ഇവിടെ താണുപ്പുള്ളത് അവിട എൻ്റെ room ലൊരുത്തനിണ്ടു ഓൻകാണെങ്കിൽ തണുപ്പും ചൂടും കൊള്ളൂല ഓനിക് അമ്മാതിരി തണുപ്പത്താണ് ഓന് shirt ഒന്നുടാതെ നടക്കുന്നു ഒന്നാലോചിച്ചു നോക്കിയെ shirt ഇടത്തെ നടക്കുന്നു എന്താ ഇപ്പോ ഓനോട്‌ പറയാ പിന്നെന്താ രാത്രി camp fair ഒകെ ഇണ്ടായിരുന്നു അങ്ങനെ അടിച്ചു പൊളിച്ചു dance കളിച്ചു അങ്ങനെ

അപ്പൻ ഇവാൻ പോയിട്ട് എന്താക്കി heater ഇണ്ടായിരുന്നു ഓന് heater കണ്ടിട്ടില്ലായിരുന്നു ആയിൽ ഇവാൻ പോയിട്ട് ഇല്ലേ തണുത്ത വെള്ളത്തിൽ പോയി കുളിച്ചുകുണ് എൻ്റെ പൊന്നൂ ഇവനിണ്ട വന്നു വെറച്ചിട്ട് ആകെ മൊത്തത്തിൽ ആകെ തണുത്ത് വെറച്ചു ഇവന് ഞാൻ ആണെങ്കിൽ അകെ room ഇൽ അഞ്ചാളുണ്ടായിന് അപ്പൊ ഞാൻ നിലത്താണ് കിടന്നത് നിലത്തു bed ഉണ്ടാകും ഇരിക്കാനൊക്കെ ഇവനൻ്റെ മുമ്പില് വന്നു നിന്ന് ആകെ അങ്ങട്ട് വെറച്ചു ഞാൻ പിന്നെ heater പോയി ചൂട് വെള്ളമിണ്ടായിരുന്നു അയിൽ പോയി കുളിച്ചു ബാക്കിള്ളോരാണേൽ എണ്ണീക്കണനില്ല ഒറങ്ങീട്ട് അങ്ങട്ട് അതൊന്നും മറക്കൂല എൻ്റെ അമ്മേ അങ്ങനത്തെ ഒന്നുകൂടി വരാൻ നല്ല പൂതി ഇണ്ട എനിക്ക് ഇങ്ങനെ ആയി വരാന് ഇനി ഒരുവട്ടം കൂടി എല്ലാരുമപ്പാടെ കൂടി tour പോവാന് food food പിന്നെ ഓരൊരു കഥകള് പറയാ പിന്നെ ഓരോരുത്തരുടെ എം പലരുടെയും line ൻ്റെ കാര്യങ്ങൾ പറയാ line set ആയ കാര്യം പറയാ college ഇലെങ്ങനെ വന്നു വേറെ എവിടെക്കെ പഠിക്കാൻ പോയി അങ്ങനെ അതൊന്നും മറക്കുല പിന്നെ teacher മാരാണെങ്കിൽ full sapport യന്ന് വെല്യ scene ഇല്ലാത്ത teacher മാർ ഒന്നിച്ച് ചിരിക്ക പടം കാണാ ഓരോരുത്തര് കഥ പറയാ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 പിന്നെ പറഞ്ഞമ്മാതിരി തന്നെ girls ഇനാണെങ്കിലും ഇങ്ങനെ ഒരു tour കിട്ടാൻ chance ഇല്ല ഇനി കിട്ടണമെങ്കിൽ തന്നെ ഭർത്താവിൻ്റെ ഒപ്പം അത് വലിയൊരു ഇണ്ടാകുല എന്നല്ല പറയണേ experience ഇണ്ടാവൂല എന്നാല പറയണേ പക്ഷെ ഇതിനും വലുതോന്നും ഉണ്ടാവില്ല ഇത് എല്ലാ friends ഉം പാടികൂടി ഇങ്ങനെ പോകുമ്പോ അതൊരു വേറെരു vibe വേറെരു രസം ആണ് അങ്ങനെ പോവെമ്പള് അടിപൊളിയാണ് ഉം

രണ്ടീസം രണ്ടീസം ആണെങ്കിൽ രണ്ടീസം ഒന്ന് tour പോണം എല്ലാം മറന്നു എല്ലാ പ്രശ്‌നങ്ങളൊക്കെ മറന്നു ജീവിതത്തില് enjoy ചെയ്യാൻ പറ്റിയ ഒരു momentum ആണ് college tour ഉം എന്നെനിക്ക് പറയാനുള്ളത് അടിച്ചു പൊളിച്ചു പോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് tour പോയിട്ടില്ലേൽ പിന്നെന്താണ് ഇവിടെ ജീവിച്ചിട്ട് കാര്യല്ലലോ നമ്മക് കാണാനല്ലേ പടച്ചോൻ ഇതൊക്കെ ഇണ്ടാകീരിക്കുന്നത് അപ്പം നമ്മക് കാണണ്ടേ പോയിട്ട് അപ്പൊ അല്ലേറും tour പോവുക നന്ദി നമസ്കാരം പറഞ്ഞു തീർന്നതും അതാ വിഭവസമൃദ്ധമായ സദ്യ അയാൾക്ക് മുന്നിൽ അന്തരീക്ഷത്തിൽ നിന്നും പൊട്ടിവീണു, വിശക്കുന്നവന് എന്ത് philosophy, അതുകൊണ്ട് ഭക്ഷണം എവിടെ നിന്ന് വന്നു, ആര് തന്നു എന്നുള്ള താത്വിക പ്രശ്‌നങ്ങൾ ഒന്നും അയാളെ അപ്പോൾ അലട്ടുന്നില്ല, അയാൾ അത്‌ മൂക്ക് മുട്ടെ കഴിച്ചു, വിശപ്പാറുവോളം ഉണ്ട് കഴിഞ്ഞപ്പോൾ അയാളുടെ ഉള്ളിൽ അടുത്ത ഒരു ആഗ്രഹം കൂടി ഉടലെടുത്തു, ഇനി കുടിക്കാൻ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് അയാൾ മനസ്സിൽ ഓർത്തതും നല്ല പരിശുദ്ധമായ വീഞ്ഞ് തന്നെ അയാൾക്ക് മുന്നിൽ അവതരിക്കുന്നു, ആ vine ഉം മോന്തിക്കൊണ്ട് സ്വർഗ്ഗത്തിലെ കുളിർകാറ്റ് ഏറ്റുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന നേരത്താണ് അയാളെ ഭൗതിക ചിന്തകൾ അലട്ടാൻ തുടങ്ങുന്നത്, വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോയെക്കും സദ്യ, ദാഹിക്കുന്നു എന്ന് മനസ്സിൽ കരുതിയപ്പോയേക്കും മുന്തിരി വീഞ്ഞ്, ഇവിടെ ഏതോ ചാത്തനോ മരുതയോ കൂളിയോ ഉണ്ട്, എന്ന് അയാൾ പറഞ്ഞു തീർന്നതും അവിടെ ഭീകരരൂപികളായ നിരവധി പേക്കോലങ്ങൾ വന്ന് പൊറാട്ട് തുടങ്ങുന്നു. അതോടെ അയാൾ ആകെ പരിഭ്രമിച്ചു പോകുന്നു, ആ പരിഭ്രമത്തിന്റെ ആന്തലിൽ അയാളുടെ മനസ്സിൽ നിന്ന് അവസാനമായി ഒരു ആത്മഗതം കൂടി പുറപ്പെടുന്നു, ദൈവമേ ഞാൻ ചത്തു, ആ പറഞ്ഞു തീർന്നതും അയാൾ മരിച്ചുപോകുന്നു. ടേക്ക് ഇറ്റ് ഈസി എന്ന തന്റെ പുസ്തകത്തിൽ രണ്ടാം അധ്യായത്തിൽ പങ്കിടുന്ന ഈ കഥയിൽ ഓഷോ പറയുന്നത് സ്വർഗ്ഗത്തിലെ എന്ന അഭീഷ്ടദായനിയായ ആ വൃക്ഷം നിങ്ങളുടെ മനസ്സ് തന്നെയാണ് എന്നാണ്, ഇവിടെ ഓരോ മനുഷ്യരും അവനവന്‍ ചുറ്റും ആലോചനകൾ കൊണ്ട് ഒരു മായാലോകം സൃഷ്ടിക്കുകയാണ് എന്നാണ്, നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ പങ്കെടുക്കുന്ന പരമാനന്ദങ്ങളുടെ ആഘോഷങ്ങളിലൂടെയാണ് മോക്ഷം എന്ന് ഓഷോ പറയുമ്പോൾ ഇന്ത്യക്കാരന്‍ എന്നൊ വിദേശികളെന്നോ ഭേദമില്ലാതെ പതിനായിരക്കണക്കിന് പേർ അദ്ദേഹത്തിന് അനുയായികളായിട്ട് ഉണ്ടായി, youtube ൽ വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ മതി ഓഷോയെ മഹത്വവത്കരിച്ചുകൊണ്ട് കാല്പനികവത്കരിച്ചുകൊണ്ടുള്ള അനശ്വരം video കൾ കാണാം, എന്നാൽ ഓഷോ എന്ന ഈ സ്വയം പ്രഖ്യാപിത ആചാരം ഭഗവാൻ ശ്രീ രജനീഷ് തന്റെ ആയുഷ്കാലത്തിൽ പറഞ്ഞതും എഴുതിയതുമായ സാഹിത്യവും ഓഷോയും അനുയായികളും കൂടി പ്രവർത്തിച്ചതും തമ്മിൽ അജഗജാന്തരമാണ്, ഓഷോ ആശ്രമങ്ങളുടെ അടഞ്ഞ ചുമരുകൾക്കുള്ളിൽ നടന്നിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ ചൂഷണങ്ങളുടെ വിവരണങ്ങൾ ആരെയും അമ്പരിപ്പിക്കുന്നതാണ്. സർവകലാശാല വിദ്യാർത്ഥികളെ തത്വശാസ്ത്രം പഠിപ്പിച്ചിരുന്ന college professor ൽ നിന്ന് ജീവിതാനന്തങ്ങളുടെ ആഘോഷത്തിലൂടെ മോക്ഷം സാധ്യമാകുമെന്ന് ചെറുപ്പക്കാരെ സ്വപ്നം കാണിച്ച ഓഷോയിലേക്കുള്ള ആചാര്യ രജരീശ്വരന്റെ പരിണാമത്തിന്റെ കഥ രജനീഷികൾ എന്ന് അറിയപ്പെട്ടിരുന്ന ഓഷോ അനുയായികൾ ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ആശ്രമങ്ങൾക്കുള്ളിൽ അതിലെ അന്ധേവാസികളോട് നിരന്തരം പ്രവർത്തിച്ചുപോന്ന എണ്ണമറ്റ ചൂഷണങ്ങളുടെ കഥ, അത് വല്ലാത്തൊരു കഥയാണ്. നിങ്ങൾ താമസിക്കുന്നത് അമേരിക്ക പോലെ ഒരു രാജ്യത്തിലെ ആൾത്തിരക്ക് കുറഞ്ഞ ആൻജിങ് town കളിൽ ഒന്നിൽ ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെയൊരു കാട്ടുമുക്കിലേക്ക് താമസം മാറ്റാനുള്ള തീരുമാനമെടുത്തത് തന്നെ നഗരങ്ങളുടെ തിക്കിലും തിരക്കിലും ഒന്നിലും പെടാതെ ഒഴിഞ്ഞുമാറി സ്വൈര്യമായി ജീവിക്കുക എന്നുള്ളതാണ്, ഈ കുഞ്ഞു town ലെ നിങ്ങളുടെ അയൽക്കാരെ എല്ലാവരെയും നിങ്ങൾക്ക് നേരിട്ടറിയാം, ആകെ പത്തമ്പത് കുടുംബങ്ങൾ മാത്രമാണ് അവിടെ താമസമുള്ളത്. ആ town ൽ ആകെയുള്ള ഒരേയൊരു cafe യിലേക്ക് നിങ്ങൾ എല്ലാ ശനിയാഴ്ചയും രാവിലെ french കഴിക്കാൻ വേണ്ടി പോകുന്നു, അവിടെ കിട്ടുന്ന നല്ല സ്വാദുള്ള pan cake ഉം bacon ഉം bread ഉം മുട്ടയും coffee യുമെല്ലാം നിങ്ങൾ ആസ്വദിച്ചു കഴിക്കുന്നു. ഞായറാഴ്ചകളിൽ നിങ്ങൾ സകുടുംബം പള്ളിയിൽ പോകുന്നു, ആ town ലെ ജീവിതവും വളരെ പ്രവചനീയമാണ്, ആ ഒരു predictability അത് നിങ്ങൾക്ക് വളരെ ഇഷ്ടവുമാണ്, പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ ജീവിതം തലകീഴ്മേൽ മറിയുന്നു, ഒരു ദിവസം പത്രത്തിൽ നിങ്ങൾ ഒരു വാർത്ത വായിക്കുന്നു, ഇന്ത്യയിലെ ഒരു ആത്മീയ നേതാവ് നിങ്ങളുടെ town നോട് ചേർന്ന് കിടക്കുന്ന acre കണക്കിന് തരിശുഭൂമി, പുൽമേടുകൾ എന്നിവ വിലകൊടുത്ത് വാങ്ങുന്നു, എന്തിനാണ് എന്ന് നിങ്ങൾ ഒരു നിമിഷത്തേക്ക് ചിലപ്പോൾ പുരികം ചുളിച്ച് ഒന്ന് ആലോചിച്ചിട്ടുണ്ടാകാം, പിന്നീടുള്ള ആഴ്ചകളിൽ കടും വർണ്ണങ്ങളിലുള്ള അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച സന്യാസിമാരുടെ ആദ്യ സംഘം നിങ്ങളുടെ അയല്പക്കത്തേക്ക് കുടിയേറാൻ വരുന്നു. തരിശു കിടക്കുന്ന ആ പാഴ്സ്ഥലം കൃഷിയോഗ്യമാക്കുക, അവിടെ farming ചെയ്യുക, എന്നതുമാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് അവർ പറയുന്നത്, ഓ അതിനെന്താ, നല്ല കാര്യമെന്ന് നിങ്ങൾക്കും തോന്നും, പക്ഷെ അതിനിടക്ക് അവർ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ദഹിക്കാത്ത ഒരു കാര്യം കൂടി പറയും, ഞങ്ങൾ ഭഗവാൻ ഓഷോ രജനീഷിന്റെ അനുയായികളാണ്, രജനീശോ, അപ്പോൾ നിങ്ങൾക്ക് വിശേഷിച്ച് അപകടമൊന്നും മണക്കുന്നില്ല, പക്ഷെ നോക്കിനിൽക്കെ സംഘം സംഘങ്ങളായി പിന്നെയും dozen കണക്കിന് രജനീഷികൾ നിങ്ങളുടെ പരിസരത്ത് വന്നിറങ്ങാൻ തുടങ്ങും, അവർക്കൊപ്പം അവരുടെ വിചിത്രങ്ങളായ ആശയങ്ങളും ആചാരങ്ങളും നിങ്ങളുടെ അയല്പക്കത്ത് വന്ന് കൂടുകൂട്ടും. പലതും നിങ്ങളിൽ രൂഢ ഭൂനമായിട്ടുള്ള അമേരിക്കൻ സംസ്കാരത്തിന് നിരക്കാത്തതല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും, മതം അർത്ഥരഹിതമാണ് എന്ന് കരുതുന്ന ഒരാളെയാണ് അവർ പിന്തുടരുന്നത്, dynamic meditation എന്ന് പേരിട്ടുവിളിക്കുന്ന സാധനകൾക്കിടയിൽ അവർ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ വന്യമായ രതിയിൽ ഏർപ്പെടുന്നുണ്ട് എന്ന്, അവർ പരസ്പരം നോവിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ നിങ്ങളുടെ ചെവിയിൽ എത്തുന്നതോടെ നിങ്ങളുടെ അമ്പരപ്പ് വർധിക്കും. ആരാണീ ഭ്രാന്തന്മാർ എന്ന് നിങ്ങൾ മനസ്സിൽ ചോദിക്കാൻ തുടങ്ങും, പതുക്കെ പതുക്കെ ആ കൂട്ടർ അവരുടെ compound ൽ നിന്ന് ഇറങ്ങി നിങ്ങളുടെ town ലെ തെരുവുകൾ കയ്യേറും, അന്നുവരെ തുയരമായിട്ട് ആളൊഴിഞ്ഞു കിടന്നിരുന്ന നിങ്ങളുടെ നിരത്തുകൾ ബെൻസിൽ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച ഈ രജനീഷുകളെ കൊണ്ട് നിറയും, നിങ്ങളുടെ തൊട്ട് അയല്പക്കങ്ങളിലുള്ള ആളൊഴിഞ്ഞ പുരയിടങ്ങളും വീടുകളുമൊക്കെ ഒന്നൊന്നായിട്ട് അവർ വാങ്ങിക്കൂട്ടാൻ തുടങ്ങും, ഏറ്റവും ഒടുവിലായി നിങ്ങൾ ശനിയാഴ്ചകളിൽ പോയി സ്വൈര്യമായിരുന്ന് french കഴിച്ചിരുന്ന ആ town cafe യും ഈ രജനീഷുകൾ വിലകൊടുത്ത് വാങ്ങിക്കഴിയും, city councel ൽ നുഴഞ്ഞുകയറുന്ന അവർ, അവരിൽ ഒരാളെ നിങ്ങളുടെ town ന്റെ mayor ടെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കും, സ്വന്തമായി ഒരു police സേന തന്നെ അവർ ഉണ്ടാക്കും, നിങ്ങളുടെ town ന്റെ പേര്, നിങ്ങൾ നിത്യവും സഞ്ചരിക്കുന്ന നിരത്തുകളുടെ പേര്, തെരുവുകളുടെ പേര്, എല്ലാം അവർ ഒന്നൊന്നായിട്ട് മാറ്റും. പരസ്യമായി നഗ്നത പ്രദർശിപ്പിക്കാൻ വേണ്ടി അവർ town ൽ ഒരിടം കണ്ടെത്തും, അത്രയും നാൾ സ്വന്തമെന്ന് കരുതിയ town ൽ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഒരു അപരിചിതനാണോ എന്ന് നിങ്ങൾക്ക് തോന്നിതുടങ്ങും, അല്ല നിങ്ങൾ അവിടെ ഒരു അപരിചിതൻ ആയിട്ട് തന്നെ മാറും.

ഒറിഗോൺ എന്നൊരു സംസ്ഥാനമുണ്ട്, അവിടെയുള്ള ആന്റിലോപ്പ് എന്ന റാഞ്ചു town ലാണ് ഈ പറഞ്ഞതൊക്കെയും നടന്നിട്ടുള്ളത്, ഇന്ത്യയിൽ നിന്നും പാലായനം ചെയ്തെത്തിയ ഭഗവൻ ശ്രീ രജനീഷും അനുയായികളും ചേർന്ന് അവിടെ രജനീഷ് പുരം എന്നൊരു പട്ടണം തന്നെ സ്ഥാപിച്ചെടുത്തു, അവിടേക്ക് വന്നിറങ്ങിയപ്പോൾ അവർ പറഞ്ഞത് അവിടെ കൃഷിചെയ്യുക എന്നത് മാത്രമാണ് തങ്കളുടെ ലക്ഷ്യമെന്നായിരുന്നു, പക്ഷെ അത് അസത്യമായിരുന്നു. അവിടെ തന്റെ പാത പിന്തുടർന്ന് വന്നെത്താൻ പോകുന്ന ഒരുലക്ഷത്തോളം വരുന്ന അനുയായികൾക്ക് താമസിക്കാൻ വേണ്ടി ഒരു ഉട്ടോപ്യ പണിയുക എന്നതായിരുന്നു രജനീഷിന്റെ ലക്ഷ്യം, ഭഗവാൻ രജനീഷിന്റെ ആശയങ്ങൾ അയാളുടെ അനുയായികൾക്ക് ദൈവവചനം പോലെ ആയിരുന്നുവെങ്കിലും പ്രവർത്തിയിൽ വന്നപ്പോൾ അതെല്ലാം ആന്റിലോപ് നിവാസികളിൽ ഭീതി പടർത്തുന്ന രീതിയിലായിരുന്നു, ഈ സംഭവപരമ്പരകളെ കുറിച്ചുള്ള വിശദമായ വർണ്ണന നമുക്ക്

തന്റേതായിട്ടുള്ള ഒരു ജീവിതപാത തന്നെ ഓഷോ വിഭാവനം ചെയ്തു, നമുക്ക് പ്രധാനപ്പെട്ട ചില സംഭവങ്ങളിലൂടെ ആ മനുഷ്യന്റെ ജീവിതത്തെ അടയാളപ്പെടുത്താൻ ശ്രമിക്കാം, ആയിരത്തിത്തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് december പതിനൊന്നാം തിയ്യതി മധ്യപ്രദേശിലെ റൈസിൻ ജില്ലയിലെ കച്ചുവാടാ എന്ന കുഗ്രാമം, ആരാംസന്ധി ജൈനമത വിശ്വാസികളായ ബാബുലാൽ ജെയ്‌നിന്റെയും ഭാര്യ സരസ്വതിയുടെയും പതിനൊന്നു മക്കളിൽ മൂത്തവനായി ചന്ദ്രമോഹൻ എന്നൊരു ആൺകുഞ്ഞ് ജനിച്ചു, അവൻ കുട്ടിക്കാലം മുതൽക്ക് ചന്ദ്രൻ എന്ന് അർത്ഥം വരുന്ന രജനീഷ് എന്ന ചെല്ലപ്പേരിലും വീട്ടുകാർ വിളിച്ചിരുന്നു. ഗോർഡർവാലയിൽ ഒരു ജൗളിക്കട ആയിരുന്നു അവന്റെ അച്ഛൻ ബാബുലാലിന് ഉണ്ടായിരുന്നത്, ഏഴ് വയസ്സ് പ്രായം എത്തുന്നതുവരെ രജനീഷ് തന്റെ അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും സംരക്ഷണയിൽ അച്ചുവാടയിൽ തന്നെയാണ് കഴിഞ്ഞത് എന്നാണ് വാസത്യജോഷി എഴുതിയ ഓഷോ ദി ലൂമിനസ് റിബൽ സ്റ്റോറി ഓഫ് എ മാവാരിക്ക് മിസ്റ്റിക്ക് എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിൽ പറയുന്നത്, ഏഴാമത്തെ വയസ്സിൽ തന്റെ അപ്പൂപ്പൻ മരിച്ചപ്പോഴാണ് രജനീഷ് ആദ്യമായി ഗദർവാരയിൽ തന്റെ അച്ഛനമ്മമാർക്കൊപ്പം കഴിയാൻ വേണ്ടി എത്തിച്ചേരുന്നത്. അന്ന് രജനീഷിന് അടുത്തറിയാനുള്ള നിയോഗം ഉണ്ടായിട്ടുള്ളവർ പിന്നീട് അവനെ കുറിച്ച് ഓർത്തെടുക്കുന്നത് ധിക്കാരിയായ ഒരു genious എന്നാണ്, library യിലെ മുഴുവൻ പുസ്തകങ്ങളും വായിച്ചുതീർത്ത് വീണ്ടും പുസ്തകങ്ങൾ തിരഞ്ഞുനടക്കുന്ന ഒരു അസാധാരണ ജന്മം. school കാലഘട്ടം കഴിഞ്ഞു ജബല്പൂൾ സർവകലാശാലയിലെ ഇതാഹാരിണി college ൽ അവൻ ഉപരിപഠനത്തിന് ചേർന്നു, ഈ കാലഘട്ടത്തിൽ രജനീഷ് english philosophy, political science എന്നിങ്ങനെ പലതിലും ജ്ഞാനം ആർജ്ജിക്കുന്നുണ്ട് എങ്കിലും

ഇങ്ങനെ പഠിക്കുന്ന കാലത്തുതന്നെ now RA times എന്ന പത്രത്തിൽ രജനീഷ് copy editor യിട്ട് ജോലിയും ചെയ്തു, ആയിരത്തിത്തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ പഠിത്തത്തിൽ നിന്നും ജോലിയിൽ നിന്നുമൊക്കെ ഒരു ഇടവേള എടുത്ത് ഇയാൾ ആത്മീയ അന്വേഷണത്തിൽ ശ്രദ്ധചെലുത്തുന്നു. ഈ അന്വേഷണത്തിന്റെ ഇടക്ക് ആയിരത്തിത്തൊള്ളായിരത്തി അൻപത്തിമൂന്ന് march ഇരുപത്തിയൊന്നിന് തന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന വിസ്ഫോടനമാണ് തന്നെയൊരു ആത്മീയ ഗുരുവാക്കി മാറ്റിയത് എന്ന് രജനീഷ് പിന്നീടുള്ള തന്റെ പ്രഭാഷണങ്ങളിൽ പലതിലും പറയുന്നുണ്ട്. ആയിരത്തിത്തൊള്ളായിരത്തി അൻപത്തിഅഞ്ചു ജബൽപൂരിൽ തന്നെയുള്ള D Enging college ൽ വന്ന് പഠിത്തം തുടരുന്ന രജനീഷ് അവിടെ നിന്ന് philosophy യിൽ ബിരുദം നേടുന്നു, ആയിരത്തിത്തൊള്ളായിരത്തി അൻപത്തിയേഴിൽ സാഗർ university യിൽ നിന്ന് philosophy യിൽ തന്നെ ബിരുദാനന്തര ബിരുദവും രജനീഷ് കരസ്ഥമാക്കുന്നു, അൻപത്തിയേഴിൽ തന്റെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ രജനീഷിന് റായ്പൂർ സംസ്‌കൃത college ൽ അധ്യാപകനായിട്ട് ജോലി കിട്ടുന്നു, പിന്നീട് ജബൽപൂർ സർവകലാശാലയിലും philosophy പഠിപ്പിക്കുന്ന രജനീഷ് ആയിരത്തിത്തൊള്ളായിരത്തി അറുപതിൽ അവിടെ professor ആകുന്നു, ഈ ഘട്ടത്തിലാണ് അല്ലറചില്ലറ ആത്മീയ പ്രഭാക്ഷണങ്ങളും യോഗ ധ്യാന class കളുമൊക്കെയായി അദ്ദേഹം ആചാര്യ രജനീഷ് എന്ന് അറിയപ്പെടാൻ തുടങ്ങുന്നത്, ആയിരത്തിത്തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഈ പരിപാടികൾ കുറേകൂടി വളർന്ന് life awakening movement എന്ന പേരിൽ പത്ത് ദിവസം നീളുന്ന ഒരു meditation programme ആയി രജനീഷ് തുടങ്ങുന്നു, പിന്നാലെ വന്ന രജനീഷിന്റെ ആത്മീയ പ്രഭാഷണങ്ങൾ പലതും നാട്ടിലെ നിലവിലുള്ള മതങ്ങൾക്ക് എതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനങ്ങളായിട്ട് മാറുന്നു, ഒടുവിൽ സമ്മർദ്ദം കടുത്തപ്പോൾ ആചാര്യ രജനീഷൻ തന്റെ professor ഉദ്യോഗം രാജിവെച്ച് ഇറങ്ങിപോകേണ്ടിവരുന്നു, ആയിരത്തിത്തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ രജനീഷ് ബോംബെയിലെ തന്റെ flat ൽ വെച്ച് പത്തൊമ്പതുകാരി ആയിട്ടുള്ള ഷീല അംബലാൽ പട്ടേലിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നു, അന്ന് തന്റെ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാമനസ്സോടെ രജനീഷ് എന്ന ഈ spiritual ഗുരുവിനെ കാണാനെത്തുന്ന ഷീല എന്ന പെൺകുട്ടി പിന്നീട് രജനീഷിന്റെ ജീവിതത്തിൽ കാര്യമായിട്ടുള്ള സ്വാധീനങ്ങൾ ചെലുത്തുന്നു, അതിലേക്ക് നമുക്ക് മടങ്ങിവരാം, എന്തായാലും ആയിരത്തിത്തൊള്ളായിരത്തി അറുപത്തി ഒന്പതിൽ രജനീഷ് തന്റെ foundation ന്റെ മുന്നോടിയായിട്ട് ജീവൻ ജാഗ്രതി കേന്ദ്ര എന്നൊരു trust ന് രൂപം കൊടുക്കുന്നു. ആശ്രമം തുടങ്ങുന്നതിന് വേണ്ട fund സ്വരൂപണം ഒക്കെ നടക്കുന്നത് ഈ ഒരു trust ന്റെ കീഴിലാണ്, എഴുപതുകളുടെ തുടക്കത്തിൽ ആചാര്യ രജനീഷ് തന്റെ അനുയായികൾക്ക് മുന്നിൽ ആദ്യമായിട്ട് dynamic meditation എന്ന തന്റെ പുതിയ ധ്യാനമുറ അവതരിപ്പിക്കുന്നു, neo sanyasis എന്ന പേരിൽ തന്റെ ആദ്യത്തെ ശിഷ്യഗണത്തിന് രൂപം കൊടുക്കുന്നു, തനിക്ക് വെളിപാടുണ്ടായി എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച അയാൾ തന്റെ അനുയായികൾക്ക് നൽകിയ വാഗ്ദാനം തന്റെ വാക്കുകൾക്ക് ചെവികൊടുത്താൽ അവർക്കും വെളിപാട് ഉണ്ടാകും എന്നതാണ്, ഞാൻ ഒരു തരത്തിലും വിശിഷ്ട്ടൻ അല്ല, ഞാൻ ദൈവമോ ദൈവ പുത്രനോ ആണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നുമില്ല, എനിക്ക് ഒന്നേ പറയാനൊള്ളൂ, ഇന്നുവരെ ഞാൻ ഉറങ്ങുകയായിരുന്നു, I was asleep and now I am awake, you are asleep and you can be asleep also നിങ്ങളും ഉറങ്ങുകയായിരുന്നു നിങ്ങൾക്കും എന്നെപോലെ വെളിപാടുകൾ നേടാനാകും, അതിന് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുക എന്നതാണ് എന്റെ ജീവിത വൃത്തം, അങ്ങനെ ഉണരുന്ന മനുഷ്യൻ പുതിയ മനുഷ്യനായിരിക്കും, അയാൾ പഴയ പോലെ ഒരു ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ ഇന്ത്യനോ ജർമ്മനോ ഇംഗ്ലീഷുകാരനോ ഒന്നുമാകില്ല, അയാൾ ഒരു ഉണർന്ന മനുഷ്യൻ മാത്രമാകും, വെളിപാട് കിട്ടിയാൽ മാത്രം മതി, എന്നാണ് രജനീഷ് തന്റെ അനുയായികളോട് പറഞ്ഞത്, ഓഷോയുടെ പ്രസിദ്ധമായ ഒരു വചനമുള്ളത് I am here to seduce you into a love of life to help become a little more quiet, അതായത് ജീവിതാസക്തിയിലേക്ക് നിങ്ങളെ വലിച്ചടുപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, മുഷിപ്പും സാധാരണത്വവുമൊക്കെ എന്നെന്നേക്കുമായി വെടിഞ്ഞു ആസാധാരണത്വത്തിന്റെ ഒരു വിസ്ഫോടനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്, സർവ്വസംഗ പരിത്യാഗത്തിന്റെ പാരമ്പരാഗതമായിട്ടുള്ള സന്യാസപാതയല്ല തന്റേത് അത് ജീവിതാനന്ദങ്ങളുടെ ആഘോഷങ്ങളിലൂടെ

മുംബൈ നഗരത്തിന്റെ മലിനവും ഈർപ്പം നിറഞ്ഞതുമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിന് പ്രമേഹവും ആസ്മയും allergy യുമൊക്കെ അലട്ടാൻ തുടങ്ങിയപ്പോൾ എഴുപത്തിനാലിൽ ഭഗവാൻ ശ്രീ രജനീഷ് അവനവനെ പുനെയിലേക്ക് പറിച്ചുനടുന്നു, പൂനെയിൽ അദേഹം സ്ഥാപിച്ച ആശ്രമത്തിലെ അദ്ദേഹത്തിന്റെ രീതികൾ കാണുന്ന ഇന്ത്യയിലെ പത്രമാധ്യമങ്ങൾ അയാൾക്ക് പുതിയൊരു ഓമനപ്പേര് കൊടുക്കുന്നു, sex ഗുരു, ആയിരത്തിത്തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ എൺപത്തിയൊന്ന് വരെയുള്ള കാലം പൂനെയിലെ വിശാലമായ ആശ്രമത്തിൽ ഇരുന്നുകൊണ്ട് രജനീഷ് നാട്ടുകാരും വിദേശികളുമായ തന്റെ ശിഷ്യർക്ക് human potential movement എന്നൊരു പുതിയ therapy പരിചയപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ ആത്മാന്വേഷികളായിട്ടുള്ള ചെറുപ്പക്കാരെ ആകർഷിക്കാൻ പോകുന്ന എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അന്നോളം അവർ കണ്ട് ശീലിച്ച ഗുരുക്കളിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ട് രജനീഷ് sex positive ആയി, sex is just the beginning, not the end എന്ന് രജനീഷ് പ്രസംഗിച്ചപ്പോൾ അതിന്റെ ബാക്കി കേൾക്കാൻ വേണ്ടി അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ കാതോർക്കുന്നുണ്ടായിരുന്നു, നമ്മൾ ഒരിക്കലും sex നുള്ള നമ്മുടെ അടിസ്ഥാന ചോദനകളെ അടക്കിവെക്കരുത്, മറിച്ച് അതിനെ creativity യിലേക്കുള്ള മാർഗമാക്കി എടുക്കണമെന്നാണ് രജനീഷ് അക്കാലത്ത് ഉൽബോധിപ്പിക്കുന്നു, ഈ കാലത്ത് രജനീഷിന്റെ പേരിൽ അന്ത്ര the supreme understanding, sex to super consciuosness, sex matters, neither the original nor sin എന്നിങ്ങനെ ആകർഷകമായ തലകെട്ടുകളിൽ കാമവും മോക്ഷവും പ്രേമേയമായ നിരവധി പുസ്തകങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട്, we are vecterialist spiritualist, നമ്മൾ ഭൗതിക സുഖങ്ങളിൽ അഭിരമിക്കുന്ന ആത്മാന്വേഷികളാണ് എന്നാണ് അദ്ദേഹം തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഇതുപോലെയൊരു പരീക്ഷണവും ഇന്നോളം ഈ ലോകത്ത് നടന്നിട്ടില്ല, ഇത് ഒരു പുതിയ തുടക്കമാണ്, ഇതിന്റെ ഭാവി ശോഭനമാണ് എന്ന് രജനീഷ് പറഞ്ഞപ്പോൾ അനുയായികൾ രോമാഞ്ചപ്പെടുന്നു, ആ രോമാഞ്ചത്തിൽ സുപ്രസിദ്ധ ഹിന്ദി cinema നടൻ വിനോദ് ഖന്ന അടക്കമുള്ള

പൂനെ ആശ്രമത്തിൽ എത്തിപ്പെടുന്ന രജനീഷ് അനുയായികൾ വിശേഷിച്ച് യുവതികൾ അവിടെ നടന്നിരുന്ന കുപ്രസിദ്ധമായിരുന്ന group sex party കളിൽ ഒർജികളിൽ അപരിചിതരുമായിട്ടുള്ള ലൈംഗീകബന്ധങ്ങൾക്ക് നിർബന്ധിതരായി

selfish എന്നും frijil എന്നുമൊക്കെ വിളിച്ച് ഒറ്റപ്പെടുത്തുമായിരുന്നു, പക്ഷെ ഇത്തരം മാനസിക പീഡനങ്ങൾ psychological സമ്മർദ്ദങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്നില്ല ആശ്രമത്തിലെ ചൂഷണം, സമർപ്പൺ എന്ന് പേരിട്ട് വിളിച്ചിരുന്ന ഒരു group section ഇടക്ക് രണ്ട് പുരുഷ രജനീഷികൾ ചേർന്ന് ഒരു യുവ സന്യാസിനിയെ ബലാത്സംഗം ചെയ്യുന്നതിന് താൻ സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഭഗവാൻ ശ്രീ രജനീഷ് ആൻഡ് ഹിസ് ന്യൂ റിലീജിയസ് മൂവ്മെന്റ് ഇൻ അമേരിക്ക എന്ന പുസ്തകത്തിൽ മുൻ ഓഷോ അനുയായി ആയിട്ടുള്ള ഏക്കറ്റ് ഫ്‌ളോട്ടൻ തുറന്ന് എഴുതിയിരുന്നു, അശ്രമിൻ പൂനാ എന്ന തന്റെ കുപ്രസിദ്ധമായ ഹ്രസ്വ ചിത്രത്തിൽ മുൽഖാൻ ടോൽഘവർണി ഇത്തരത്തിലൊരു കൂട്ടബലാത്സംഗ ശ്രമത്തിനെ തന്റെ കാമറയിൽ പകർത്തിയിട്ടുപോലും ഉണ്ട്,

കൂടെ ആശ്രമത്തിൽ അന്ന് ഗൊണേറിയ, ഹെർപ്പിസ് എന്നിവരുടെ boycoat കളും ഇടക്കിടക്ക് ഉണ്ടായിരുന്നു, സൂസൻ ഹാർക്കോഷി എന്ന രജനീഷ സന്യാസി ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പൂനെ ആശ്രമത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ ചുവരിൽ പുതുതായി ആശ്രമത്തിൽ അംഗമായ ഗുഹ്യ രോഗങ്ങൾ ഒന്നും ഇല്ലാ എന്ന് ആശുപത്രിയിലെ medical board approve ചെയ്ത ലൈംഗീഗപങ്കാളികൾ ആക്കാൻ പറ്റിയ യുവതിയുവാക്കളുടെ പേര് വിവരങ്ങൾ ആ commune ന്റെ dining hall ന് പുറത്തുള്ള

അവിടെ ഇനി ആളുകളെ പ്രവേശിപ്പിക്കാൻ ഇടമില്ല എന്ന അവസ്ഥയാണ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറേകൂടി വലിയൊരിടത്തേക്ക് നമുക്ക് ആശ്രമം പറിച്ചുനടാമെന്ന് രജനീഷ് തന്റെ അനുയായികളോട് പറയുന്നു, ഇങ്ങനെ പുതുതായിട്ട് സ്ഥലം വാങ്ങാൻ പണം വേണം. ഭഗവാൻ തന്റെ അനുയായികളിൽ നിന്ന് fund സ്വീകരിച്ച് പുതിയൊരു bank account തുറന്നു, അങ്ങനെ ശേഖരിച്ച വൻ തുകയും കൊണ്ട് അന്നത്തെ രജനീഷിന്റെ secretory ആയിട്ടുള്ള മായോഗ ലക്ഷ്മി ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നടന്നുവെങ്കിലും ആശ്രമം പറിച്ചുനടാൻ വേണ്ട ഒരു വലിയ സ്ഥലം വിട്ടുകൊടുക്കാൻ പൊന്നുംവില offer ചെയ്തിട്ടും ആരും തയാറായില്ല, എന്ന് മാത്രമല്ല എഴുപതുകളുടെ അവസാനത്തിൽ ഭരണത്തിൽ കയറിയ മൊറാർജി ദേശായിയുടെ ജനതാ party government രജനീഷ് ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങളെ സംശയദൃഷ്ടിയോടെയാണ് അന്ന് കാണുന്നത്, മൊറാർജി ദേശായി രാജ്യത്തിൻറെ പ്രധാനമന്ത്രി ഒക്കെ ആണെങ്കിലും അദ്ദേഹം തന്റെ പ്രഭാഷണങ്ങൾക്കിടയിൽ രജനീഷിനെ പരസ്യമായിട്ട് അപഹസിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു, മൂന്ന് വർഷത്തിനുള്ളിൽ മൊറാർജി സർക്കാരിന് തൊഴുത്തിൽ കുത്ത് മൂർജിച്ച് ഇറങ്ങിപോകേണ്ടി വന്നു എങ്കിലും അതിന് മുൻപ് തന്നെ പൂനെ രജനീഷ് ആശ്രമത്തിന്റെ പേർക്ക് tax വെട്ടിപ്പിന്റെ പേരിൽ അഞ്ചു million dollar ന്റെ പിഴ ഈ മന്ത്രിസഭ ചുമത്തുന്നു. ഇതിനെല്ലാം പുറമെ ആയിരത്തിത്തൊള്ളായിരത്തി എൺപത് may ഇരുപത്തിമൂന്നിന് ഓഷോ തന്റെ സുമിറൻനിര അരിക്കാരെ എന്ന പ്രഭാഷണ പരമ്പരയുടെ രണ്ടാം അധ്യായം പ്രഭാഷണം നടത്തികൊണ്ടിരിക്കുമ്പോൾ സദസ്സിന്റെ പിൻഭാഗത്ത് നിന്ന് വിലാ തുപ്പേ എന്നൊരു ഹിന്ദു fundamental ഒരു ശിവസേന അംഗം ഓഷോക്ക് നേരെ വലിയൊരു കത്തി വലിച്ചെറിയുന്നു, ആ കത്തി പക്ഷെ podium ത്തോളം എത്തുന്നില്ല അതിന് മുൻപ് തന്നെ sealing ഉം തട്ടി താഴെ വീഴുന്നു, ആർക്കും പരിക്കേൽക്കുന്നില്ല. ഇത്രയും ആയതോടെ ഭഗവാൻ രജനീഷിന്റെ ക്ഷമ നശിക്കുന്നു, ഇന്ത്യയിൽ നിന്ന് പാലായനം ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചേരുന്നു, ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തി ഒന്ന് april പതിനൊന്നാം തിയ്യതി ഓഷോ താനൊരു മഹാമൗനത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്നു, തന്റെ inner circle കളിലുള്ള വളരെ ചുരുക്കം ചില അനുയായികളോട് മാത്രമേ ഇനി ഓഷോ മിണ്ടുകയൊള്ളു എന്ന് പ്രഖ്യാപിക്കുന്നു, ഓഷോ തന്നെ silent heart to heart communion എന്ന് വിളിച്ച ഈ മൗനം ആചരിച്ച മൂന്ന് വർഷക്കാലം കൊണ്ട് മാ ആനന്ദശിലാ എന്ന് അപ്പോയേക്കും പേര് മാറിയ ശ്രീല അംബലാൽ പട്ടേലിന്റെ ആശ്രമത്തിലെ സ്വാധീനം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു, അവർ ഭഗവാന്റെ spokes person ആയിട്ട് അവരോധിക്കപെടുന്നു അവരാണ് ഓഷോയോട് നമുക്ക് ഇന്ത്യയിലെ കച്ചോടം മതിയാക്കാം, ഇനി അമേരിക്കയിൽ ആകാം ആശ്രമം എന്ന് ഉപദേശിക്കുന്നതും ഒരു കോണിൽ പതിനയ്യായിരം acre സ്ഥലം വാങ്ങാൻ വേണ്ട രഹസ്യ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതും വളരെ രഹസ്യമായിട്ട് നടത്തിയ നീക്കങ്ങൾ എല്ലാം ഉറപ്പിച്ച ശേഷം മാത്രമാണ് ഇതേ കുറിച്ചുള്ള വിവരങ്ങൾ പൂനെ ആശ്രമത്തിലെ മറ്റ് രജനീഷികൾ എല്ലാവരും അറിയുന്നത്, ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തി ഒന്ന് may ഇരുപതിന് നടുവേദനക്കുള്ള operation നടത്താനുള്ള കാരണം കാണിച്ച് രജനീഷ് നാല് മാസത്തേക്കുള്ള അമേരിക്കൻ visit visa ക്ക് അപേക്ഷിക്കുന്നത്, എൺപത്തിയൊന്ന് june ഒന്നാം തിയ്യതി രജനീഷും മാ അനാഥ്‌ ഷീലയും രജനീഷിന്റെ വളരെ അടുത്ത അനുയായികളിൽ ചിലരും കൂടി ന്യൂയോർക്കിൽ വന്ന് വിമാനമിറങ്ങുന്നു.

പക്ഷെ ആഴ്ചകൾക്കുള്ളിൽ അവർ വാസ്‌ക്കോഗോണ്ടി പ്രദേശത്ത് മുപ്പത്തിനാല് trailer കൾ നിർത്തിയിടാനുള്ള അനുവാദത്തിന് അപേക്ഷിക്കുകയുണ്ടായി, തുടർന്നുള്ള ആഴ്ചകളിൽ രാവിലെ മുതൽ രാത്രി വരെ കഠിനാധ്വാനം ചെയ്ത് അവർ ആ പ്രദേശത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ, വെള്ളം